ആഹ് ഉം ഇപ്പോ യന്ത്രങ്ങളുടെയൊക്കെ വെല ഭയങ്കരായിട്ട് കൂടി വരുന്നുണ്ടല്ലേ? യന്ത്രോപകരണങ്ങളുടെയൊക്കെ ലഭ്യതയൊക്കെ ഭയങ്കരായിട്ട് കൂടുന്നുണ്ടോ കൊറയുന്നുണ്ടോ? സംഭവം ഇപ്പോൾ ഇപ്പൊ നമ്മള് പറയുമ്പോ കൂടി വരുന്നൂന്ന് തന്നെ പറയണം. കാരണം ഇപ്പൊ ആർക്കും പഴയ രീതിയിൽ ഉള്ള ഈ ആട്ടുകല്ലിൽ ഉപയോഗിക്കുക

അരിയാട്ടുന്ന സമ്പ്രദായം. അതേപോലെ ഈ നമ്മുടെ എഹ് മീന് പാചകം ചെയ്യാനുള്ള ഈ അമ്മിക്കുഴ അമ്മിയും കൊഴവിയും ഒക്കെത്തമ്മിൽ അങ്ങനൊള്ള ആ പ്രവർത്തി

ഇതെല്ലാം മിക്സി ഗ്രൈൻഡർ ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ യന്ത്രവല്‍കൃതം ആയിക്കൊണ്ടിരിക്ക്യാണ്. ഇതൊന്നും പാടില്ല. നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമുക്ക് വ്യായാമോം കിട്ടും. അത്യാവശ്യം നമ്മള് ആട്ടുകല്ലിൽ ആട്ടുക, അതേപോലെ മീൻകറി വെയ്ക്കുന്നതൊക്കെ മീൻകറി ക് കഞ്ഞി അതും ഇതൊക്കെ വെയ്ക്കുകയെല്ലാം മൺകലത്തിലാക്കുക.

മൺ കലത്തിൽ അവിച്ച് കഴിക്കുന്നതിന് അതിന് പ്രത്യേക എന്തോ ഓ ഈ മണ്ണുവായിട്ടെന്തോ ഒര് ഇതൊണ്ടെന്നാണ് അറിവ്. ഉം. ഓ. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ? അതെ. അത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതേ എത്രയും പെട്ടെന്ന് നമ്മള് തന്നെ ആലോചിച്ച് അതിനെ ആഹ് പഴയ കാല രീതിയിൽ കൊണ്ട് വരിക എന്നതാണ്. യന്ത്രവല്‍കൃതോക്കെ മാറ്റിയിട്ട് പഴയ കാലത്തേക്ക് പഴയ കാലം ആട്ടുകല്ലിൽ ആട്ടുക, അമ്മിയിൽ അരയ്ക്കുക. പിന്നെ അതേ പോലെ പഴയ ക ചട്ടിയിൽ വേവിക്കുക ഓ അപ്പൊ ഉം ഉം പഴയ മൺ ചട്ടിയിൽ വേവിക്കുക. ഇതൊക്കെ

ഒഴിവാക്കിക്കൊണ്ടിരിക്കുക ഒഴിവാക്കിക്കൊണ്ടിരിക്കുക ആഹ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക അതാണ് മനുഷ്യ സഹജമായ ഒരു രീതി. കാരണം ഈ മൺ ചട്ടിയിൽ നിന്ന് വേവിച്ച് കഴിക്കുന്നതിന് പ്രത്യേക ഒര് ടേസ്റ്റും കാര്യങ്ങളും ഒണ്ടെന്നാണ് പൂർവികരൊക്കെ പറയുന്നത്.

ഓ അപ്പോ എല്ലാവരും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും എഹ് യന്ത്ര ഉപകരണങ്ങളൊക്കെ മാറ്റി വെച്ച് പഴയ കാലത്തിലേക്ക് കടക്കണം. അപ്പോൾ അഹ് ഇപ്പ പൂർവ്വ ഇപ്പ ഇപ്പയെല്ലാ ഗ്യാസും കാര്യങ്ങളും ഗ്യാസിലവിക്കുന്നു പെട്ടെന്ന് കൊണ്ടുവന്നവിക്കുന്നു, ഇതൊന്നും പാടില്ല.

വെറക് വച്ച് തന്നെ വിറകൊക്കെ ഇഷ്ടം പോലെയൊള്ള നാടാണ് നമ്മുടെ നാട്.

അപ്പോ ഉം നമ്മടെ സമൂഹത്തിൽ യന്ത്ര ഉപകരണങ്ങളുടെ ഉപയോഗവും കൂടുന്നുണ്ട് അതിനനുസരിച്ച് വിലയും കൂടുന്നുണ്ടല്ലേ?

വെല അതിഭയങ്കരമായി കൂടുന്നു.

കാരണം ഇതിപ്പോ എല്ലാ യന്ത്രം കൊണ്ടുപയോഗിക്കുവാ. ഇപ്പരിയുന്നതെല്ലാം യന്ത്രം മലക്കറികളരിയുന്നതായാലും എല്ലാം യന്ത്രം കൊണ്ട് അരിയുക. അതേ പോലെ എല്ലാം ഈസീയായിട്ട് കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിനാളുകള് നോക്കുകയാണ് പെണ്ണുങ്ങളൊക്കെ. സ്ത്രീകൾ, സ്ത്രീജനങ്ങൾ. അവരിങ്ങനെ വരുന്നു അഞ്ച് മിനിറ്റ് കൊണ്ടെല്ലാം റെഡിയാക്കുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോളെല്ലാം യന്ത്രത്തിലേക്ക് പോകുന്നു. എല്ലാം സമയമെടുത്ത് അരിഞ്ഞ് പെറുക്കി കത്തികൊണ്ടരിഞ്ഞ് സമ്പ്രദാ ഈ ഇപ്പോഴത്തെ എഹ് സിസ്റ്റം അല്ലാതെ

പാചകം ചെയ്യുന്ന ഫുഡിന് നല്ല ഫുഡല്ല ആഹാരത്തിന് നല്ല ഒര് എനർജി ഉണ്ടെന്നാണ് അഭിപ്രായം. ഓ ഓ അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലേ?

ഞാൻ എന്റെ വീട്ടില് എന്റെ വീട്ടില് എന്റെ വീട്ടില് ഞാൻ ഇപ്പഴും മൺകലത്തില് കഞ്ഞിവെക്കുന്നു, മൺകലത്തിൽ തന്നെ മൺചട്ടിയിൽ തന്നെ ആഹാരങ്ങള് മറ്റേ ഈ നമ്മുടെ മീന് കാര്യങ്ങള് കറികളെല്ലാം വെയ്ക്കുന്നതെല്ലാം മൺചട്ടിയിലാണ് പഴയ രീതീല്. ഓ ഞങ്ങടെ വീട്ടിൽ അങ്ങനെയാണ് നടക്കുന്നത്. ഞങ്ങക്കും അതാണിഷ്ടം. അതിനല്ലേ നല്ല രുചി കൂടുതൽ. ആഹ് അതെ അതെ അതെ. അതിന് പ്രത്യേക ഒര് ടേസ്റ്റ് എന്നാ പറയുന്നത്.

ആഹ് അപ്പോ പിന്നെ നമ്മുടെ ഇനിയൊള്ള സമൂഹമെങ്കിലും അങ്ങനെയൊക്കെയൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്കും ഇങ്ങനെ രുചിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. ആഹ് പ്രചോദനമുണ്ടാക്കുകയാണ് പ്രചോദനമുണ്ടാവുകയാണെങ്കിൽ ആഹ് നല്ല രീതീലുള്ള ഒരു പ്രചോദനം. ഓ നമ്മള് കൊടുക്കണം അവർക്കല്ലെ? ഓ. ഉം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പെ ഇത്രയും നല്ല കാര്യം യന്ത്രോപകരണങ്ങളെക്കുറിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞുതന്നതിന് നന്ദി നമസ്കാരം. താങ്ക് യൂ. താ നന്ദി, നന്ദി, നന്ദി, നന്ദി ന